ഓഡിയോ ദിസ് കാൾ ഈസ് നൗ ബീയിങ് റെക്കോർഡഡ്

ആ നമസ്കാരം. ആരാ? എന്താ? ആഹ് ഞാനിങ്ങനെ ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്നു തോന്നി വിളിച്ചതാണ്. ആ ഭക്ഷണത്തിന്റെ കാര്യം. നല്ല, ആരും സംസാരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം ആണ്. പറ. എഹ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?

ഇപ്പോഴത്തെ ഭക്ഷണരീതി വച്ചു നോക്കുമ്പോഴ് താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? ആരോഗ്യവുമായി നല്ല ബന്ധപ്പെട്ട ഒരു ഭക്ഷണമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണോ തോന്നുന്നത്? ഇപ്പൊ എഹ് ഈ ചോദിക്കുന്ന നിങ്ങൾക്കുതന്നെ എന്താണ് കൃത്യമായിട്ട് ഒരു ധാരണയുണ്ടാകും. എന്താണെന്നുവെച്ചാല് നിങ്ങളങ്ങനെ ചോദിക്കാൻ കാരണം തന്നെ എന്നുള്ളത് ആ ഇപ്പോഴത്തെ നിലവിലുള്ള ഭക്ഷണരീതി എന്നുള്ളത് പണ്ടൊക്കെയാണെങ്കില് നമ്മൾ കഴിക്കുന്ന എന്താ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത് മരുന്നിനു സമാനമായിട്ട ഉണ്ടായിരുന്നത്. അതായത് പലതരത്തിലുള്ള രോഗങ്ങൾക്കുള്ളതായ മരുന്ന് ആ ഭക്ഷണത്തിലുണ്ടായിരുന്നു. അതിൽ ആ പച്ച, പച്ചില കൂട്ടാൻ, കൂട്ടങ്ങളാണെങ്കിലും അല്ലെങ്കില് പച്ചക്കറി ഒക്കെ അതിലുണ്ടായിരുന്നു.

എന്നാൽ ഇന്ന് അത് നേരെ എന്തായിട്ട്, നേരെ തിരിഞ്ഞിട്ട്, നേരെ മോശമായിട്ടുള്ള രീതിയിലാണ് മാറിയിട്ടുള്ളത്. അതായത് നമ്മള് കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത് പുതിയ പുതിയ ഓരോ രോഗങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്.

ഇപ്പോഴുള്ള ഭക്ഷണരീതി കാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് എന്താണ്, അവസരമൊരുക്കിത്തീർക്കുന്ന ഒരു ഭക്ഷണമാണെന്നു തോന്നുന്നു. അല്ലെ? ഉം. ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു, ഒരു അവസ്ഥയിലേയ്ക് എത്തിക്കുന്ന ഒരു ഭക്ഷണരീതിയാണ്. ഇപ്പൊ പുതിയ എന്താണ്, പല രോഗങ്ങൾക്കും എഹ് മാറാവ്യാധികളായിട്ടുള്ള പല രോഗങ്ങൾക്കും ഈ ഭക്ഷണരീതി എന്നുള്ളത്, ഭക്ഷണ, നമ്മൾ ഇതായിട്ട് നമ്മൾ സ്വീകരിച്ച ഭക്ഷണരീതിയിൽ നിന്നുള്ള കാരണമാകുന്നുണ്ട്. അത് ഒരിക്കലും നിരസിക്കാൻ നമുക്ക് പറ്റൂല. ങ്ഹാ. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? എനിക്ക് ഭക്ഷണം എന്ന് ചോദിച്ചാല് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ അടുത്തൊരു പടത്തില് ടോവിനോ ടോവിനോയുടെ ഒരുപടത്തില് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ നമ്മൾ കേരളത്തില് ഈ, കേരളത്തില് ആരും അല്ലെങ്കില് കേരളത്തിലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള, ഇഷ്ടമുള്ളതുപോലെ ഇത് എന്താ, പൊറോട്ടയും ബീഫും. അതുതന്നെയാണ് ഞാനും ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് എന്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും കൂടുതൽ അതുഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ്, ആ ഭക്ഷണം ആണ്. അതിന്റെ ഒരു രുചി, അതിനടുത്തൊന്നും മറ്റൊന്നും വരില്ല. പക്ഷേ ഒന്നുകൂടി ചുരുങ്ങി നമ്മുടെ ആ പ്രദേശത്തുമാത്രം നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, പത്തലും

അപ്പോൾ പുതിയ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അല്ലെ? കുറെ ആൾക്കാരുടെ കണ്ടുപിടിത്തത്തിന്റെ ഫലമായിട്ടൊക്കെ? ആഹ്, പുതിയ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങള്, അതാ ഞാനും നേരത്തെ പറഞ്ഞത്. എന്താ, പുതിയ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ.

ആ അങ്ങനല്ല, അങ്ങനല്ല, പുതിയ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഇപ്പൊ ഈ പൊറോട്ട എടുത്തുനോക്കുകയാണെങ്കിൽ പൊറോട്ട തന്നെ കുത്തു പൊറോട്ട, നൂൽ പൊറോട്ട,

ഈ പൊറോട്ട എന്നുള്ളത് എന്താണ്, ഒരു അഞ്ചുരൂപയ്ക്കു കിട്ടുന്ന സാദാ ഒരു പൊറോട്ട.

ഇപ്പൊ കോ, അന്നൊക്കെ കോഴി എന്നുവെച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര ഒരു, എന്താ വളരെയധികം കാണാത്ത, അല്ലെങ്കിൽ അത്യാവശ്യം കല്യാണങ്ങളിലും അങ്ങനെയൊക്കെ കണ്ടുവരുന്ന ഒരു ഭക്ഷണമായിരുന്നു, കോഴി, കോഴി കൊണ്ടുള്ള ഭക്ഷണം. ഇപ്പൊ അതൊക്കെ സുലഭമായി. അല്ലെ? അത് ശരിയാണ്. പണ്ടൊക്കെ ഒരു, എന്റെ എന്താണ്, മുത്തശ്ശിയൊക്കെ, എന്റെ വീട്ടിൽ മാതാവിൻറെ മാതാവ് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് പണ്ടുകാലത്ത് ഒരു കോഴി അറുക്കുകയാണെങ്കിൽ അത് ഒരാഴ്ച വരെ അല്ലെങ്കിൽ ഒരുപാട് വിരുന്നുവരുന്ന ആളുകൾ ഒക്കെ വന്നാൽ ഒറ്റ ഒരു കോഴി അറുക്കുകയാണ് ചെയ്യുകയുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരാൾ തന്നെ വന്നാൽ ഒരു കോഴി എന്താ, മൊത്തമായിട്ട് നിർത്തിപ്പൊരിച്ചത്, അതിന്റെ വേറെ വേറെയും ക്യാറ്റഗറി

ഒന്നല്ല, ഒരു രണ്ടു കോഴിയെ വരെ ഒരാൾ തിന്നാനുള്ള, രണ്ടല്ല, എത്ര കോഴിയേയും തിന്നാൻ വേണ്ടി ആൾക്കാർ എന്താണ് സജ്ജരായി നിൽക്കുന്ന രീതിയിലാണല്ലേ ഇപ്പോഴത്തെ അവസ്ഥ? ആ ശരിയാണ്. അതും ആ, അങ്ങനെയാണ് രുചികരമായിട്ട് അതിനെ എന്താക്കുന്നുണ്ട്, നമ്മുടെ നാവിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിക്ക് അതിനെ ഒരു റെഡിയാക്ക്, തയ്യാറാക്കാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം ആളുകളും സ്വീകരിക്കും, ഇഷ്ടപ്പെട്ട്, ഇഷ്ടപ്പെട്ടു തന്നെ സ്വീകരിക്കും.

ആ ശരി എന്നാൽ. സംവദിച്ചതിനു നന്ദി.